ആൾക്കാരില്ല സാമ്പത്തിക tight ഒക്കെ ആയണ്ട് ആരും സാധനങ്ങളൊന്നും service ചെയ്യുന്നില്ല അതുകൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട്

പഠിക്കാൻ ഏതാണ്ട് electronics ന്റെ basic course എടുത്ത് ആറുമാസം

field ൽ വന്നാൽ തന്നെയും daily daily updations ഉണ്ടാവും അതുകൊണ്ട് ആഹ് നമുക്ക് എന്നും experience ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇത് അതെ നമുക്ക് daily updation വന്നോണ്ടിരിക്കുന്നോണ്ട് പുതിയതിന്റെ ഒക്കെ പുതിയ രീതിയിലൊക്കെയാ updation ചെയ്തോണ്ട ഇരുന്നില്ലെങ്കി

പറയുന്നുണ്ടോ കേക്കുന്നുണ്ടോ

hello എന്തെങ്കിലും ഉണ്ടെങ്കി ഇപ്പോ കേക്ക് കേൾക്കുന്നില്ലേ ആ ഇപ്പോ കേക്കാം

ഇപ്പൊ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല

നമുക്ക് daily പുതിയ പുതിയ complaint ആ വരുന്നേ എല്ലാത്തിനും അപ്പോ അതുകൊണ്ട് പുതിയതിന് updation ചെയ്യാതെ പോകാൻ പറ്റത്തില്ല

പുതിയ വരുന്നതും പഴയ തമ്മിൽ വ്യത്യാസമുണ്ട് നേരത്തെ ആണെങ്കി എല്ലാം കൂടെ രണ്ട് വരുന്നത് മൂന്ന് IC ൽ വരുന്നത് ഒറ്റ IC ലാക്കി അതുകൊണ്ട് നമുക്ക് അത് ചെയ്തു വിടാൻ പറ്റത്തില്ല ചെയ്തുവിടാൻ പറ്റും പക്ഷേ

വേറെ complaint ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാ ആണല്ലേ ആഹ് കാരണം അത്രയും components കുറവാ board ന് അകത്തൊക്കെ

പണ്ട് നേരത്തെ components കൂടുതലായിരുന്നു ഇപ്പൊ components കുറ

പഴയത് പെട്ടെന്ന് പണിഞ്ഞ തീർക്കും

ആണല്ലേ ആഹ് അത് പുതിയതിനപ്പം ഒത്തിരി മാറ്റങ്ങൾ ഒക്കെ വരുത്തി അതുകൊണ്ടായിരിക്കു അല്ലേ

common ആയിട്ടുള്ള എന്തേലും ഒക്കെ കിട്ടും ഹും പഴയതിനെ പുതിയതിന് പക്ഷേ ഇങ്ങനെയുള്ളത് വെക്കാൻ പറ്റത്തില്ല അതിന് അത് തന്നെ വേണം പക്ഷേ പലതിനും പല രീതിയായതുകൊണ്ട് അതോട്ടു പറ്റത്തില്ല

ഇതെവിടുന്ന ശരിയാക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ computer shop കളിൽ നിന്നും ക്കെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്നൊന്നും വരുന്നില്ല

ഏർ dealer മാർക്ക് ചെയ്തുകൊടുത്തു നമുക്ക് dealer മാർ എടുത്ത് ഇത് ചെയ്യാൻ അവരെ നമ്മുടെ കയ്യിതന്ന നമ്മൾ അത് ചെയ്തു നമ്മള് പിന്നെ അത് customer ക്ക് പോകത്തുള്ളൂ

അങ്ങനെ പിന്നെ

ഇടാൻ പറ്റത്തില്ല ഹ്മ്മ് work അല്ലേ കൂടുതലും ചെയ്യുന്ന അതുകൊണ്ട ഇപ്പോ അടുത്തുള്ള work നൊന്നു പ്പോ ദൂരെ അവിടെ സ്ഥലങ്ങളിൽ ഒന്നും പോന്നില്ലേ നേരത്തെ അവിടൊക്കെ പോകായിരുന്നല്ലോ ഓരോ സ്ഥലത്തൊക്കെ

corona വന്നനുശേഷം work ക്കൊക്കെ dim ആ ഹ്മ്മ് അതല്ലാടെയും അങ്ങനെ തന്നെയായി എല്ലാ എല്ലാ ഇതിലും ശേഷം എല്ലാം കുറഞ്ഞു പിന്നെ ഹ്മ്മ് പറഞ്ഞോ അതുവല്ല നമുക്ക് പല പല work ഒന്നും കിട്ടുന്നില്ല കാരണമെന്ന് വെച്ചുകഴിഞ്ഞാ work കിട്ടണങ്കി പഴയ ആൾക്കാര പണിയാ കൊടുക്കുന്ന laptop ഒക്കെ ഹ്മ്മ് കൊടുക്കുന്നില്ല പഴയത് കേടാവുമ്പോ പുതിയതങ്ങ് വാങ്ങിക്കുവായിരിക്കും അല്ലെന്നുണ്ടെങ്കി വേറെ എന്തെങ്കിലും ല്ലേ അങ്ങനെ വല്ലതു ആയിരിക്കും ഇല്ല ഇപ്പോ last ഇറങ്ങിയത് ന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാം

അത് അങ്ങനെ ഒരു നമുക്ക് രണ്ടു വർഷത്തെ warranty കിടപ്പുണ്ട് പിന്നെ ഇത് എങ്ങനെയൊക്കെയാ complaint ആവുന്ന വെള്ളം വീണാല് വെള്ളം വീണാല് കേടാകു current വെച്ചിട്ട് കേടാകും ല്ലേ വൈദ്യുതി എന്തേലും ആയാൽ കേടാവും പിന്നെ വേറെ ഏത് രീതിയിൽ ഒക്കെയാ നമ്മൾ ഇച്ചിരി താഴ്ത്തി വെക്കേണ്ടത് ഏതിൽ നിന്നൊക്കെയാ അങ്ങനെ ഇതാക്കി വെക്കാൻ പറ്റിയതൊന്നും ഉം

താഴെ വീണാലും പണിയാണ്‌ പണിയാണ്‌ inches complete പിന്നെ

പിന്നെ അങ്ങനെ വല്ലതും ഉണ്ടോ കുറച്ചുനാൾ കഴിയുമ്പോൾ തന്നെ എന്തേ battery ക്ക് എന്തേലും ഇതാകും ഏഹ് battery ൽ എന്തെങ്കിലും charging section complaint charge ചെയ്യുന്ന section complaint വരുമ്പളെ backside അല്ലാത്തപക്ഷം പഴുക്കത്തില്ല

പിന്നെ അല്ലാതെ തന്നെ നമ്മൾ തുറക്കയും അടക്കയും ചെയ്യുമ്പോൾ തന്നെ അതിന്റെ mount ഇളകി പോയി അതുപോലെതന്നെ അഹ്

അല്ലാത്തപക്ഷം അഹ് ആഹ് മൊത്തം charge ആകാനും പാടില്ല അന്ന മൊത്തം

customers use ചെയ്യുന്നവരുണ്ട് ചെലവര് അങ്ങനെ rough ആയിട്ട് use ചെയ്യുന്നവരുണ്ട് complaint ആവും rough ആയിട്ട് use ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് അവത complaint ന്റും വരത്തില്ല ആഹ് അല്ല ഞാൻ പറയുന്ന പോലെ ഈ എന്തുവാ പറയുന്നത് മണ്ണിലും അതിലും ഇതിലും ഒക്കെ ഇറങ്ങി കളിക്കുന്ന പിള്ളേർക്ക് പെട്ടെന്ന് അസുഖം വരത്തില്ല എപ്പോഴും നമ്മള് കയ്യും കഴുകി കാലും കഴുകി എപ്പോഴും ചെരിപ്പും ഇടിച്ച് നടത്തുന്ന പിള്ളേരെ എപ്പോ നോക്കിയാലും അസുഖം ആയിരിക്കും കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്ത complaint വരും

അത് ഒരു ഒന്നൊന്നര complaint ആയിരിക്കും പെട്ടെന്ന് ready യാവത്തില്ല ചിലപ്പോ ഇതായി പോവുകയും ചെയ്യും അതാണ് കാര്യം അതേപോലെതന്നെയാണോ ഓരോ സാധനങ്ങളും നമ്മുടെ use ചെയ്യുമ്പോ എല്ലാരും പറയും സൂക്ഷിച്ച use ചെയ്യണം പക്ഷേ സൂക്ഷിച്ച use ചെയ്യുന്നവർ ആയിരിക്കും പെട്ടെന്ന് അതിൻറെ file എല്ലാം പൊട്ടിപ്പോകും rough ആയിട്ട് ചെയ്യുന്നവനാണെങ്കിലോ പൊട്ടത്തല്ല ഒന്നും പൊട്ടത്തില്ല use ചെയ്യുന്നേ ഇല്ല lap എവിടേലും കൊണ്ടിട്ടിട്ട് അവന് അവൻറെ പാട് ബാക്കിയാവുന്നേരം മാത്രരിക്കും ചിലപ്പോ അത് എടുക്കുന്നത് തന്നെ അത് കുത്തിയിട്ട് ചിലപ്പോ അവൻറെ അങ്ങനെയൊക്കെ ഉള്ളവൻ battery complaint പോലും വരത്തതുമില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ use അനുസരിച്ച് ചെലര് continuous use ചെയ്യുന്ന team കളും ഉണ്ട് അല്ലെങ്കിലും ചെലവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിർത്താണ്ട് on ക്കിയിട്ടിട്ട് use ചെയ്തിട്ട് പോന്നവരും ഉണ്ട്

പിന്നെ അത് ഈ tab ആയാലും ശരി

lap ന്റെ അപ്പോ battery മാറുമ്പോ മറ്റൊരു battery മാറുന്ന പോലെ അതിനു ഉണ്ട് ഇപ്പൊ നല്ല വില ആയിരത്തി അന്നൂർ ആയിരത്തി അറുന്നൂർ തൊട്ട് battery normal phone ന്റേത് തന്നെ അന്നൂർ നാന്നൂറ്റി എന്പത് range വരുന്ന സാധനം local set ന്റെ എന്നെ വരുന്നുണ്ട് അത് ഓരോന്നിനും ഓരോ രീതിയാണ് മറ്റുള്ളതിനെക്കാട്ടിയും അപേക്ഷിച്ച് എല്ലാത്തിനും ഓരോ ഇതാ useandthrough ആണ് നമ്മടെ ജോലിയെല്ലാം കഴിഞ്ഞ് lap പോയിക്കഴിഞ്ഞ എടുത്ത് കളയാ പുതിയ സാധനം മേടിക്ക എന്ന് വെച്ചുകഴിഞ്ഞാ company കൾ പുതിയ പുതിയ updations ആയി പുതിയ laptop ഇറക്കുന്നു പക്ഷേ പഴയ laptop നെക്കാളും charge നിൽക്കുക കൂടുതൽ charge നിൽക്കാൻ കൂടുതൽ work ചെയ്യുന്ന type എല്ലാമായിട്ട് സാനം ഇറക്കി തുടങ്ങി പണ്ട് ചെറിയൊരു സാധനം ഒരുപാട് components ഉണ്ടായിരുന്നെങ്കി ആ same സാനം തന്നെ ഇപ്പോ ചെറിയ ചെറിയ ആക്കി board ആക്കി same purpose

company കൾ technology മാറ്റി use ചെയ്യുന്നതിന് അനുസരിച്ച് ആൾക്കാർക്ക് കൂടുതൽ സാധനം കിട്ടാൻ തുടങ്ങി ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അതെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഒത്തിരി ഒത്തിരി രീതിയിലുള്ള computer ഒക്കെ laptop ഇറങ്ങിയിട്ടുണ്ട് എല്ലാ രീതിയിലും ഉണ്ട് വെച്ചിട്ട് display switch keyboard

പ്രധാനമായും മാ ഏർ മലയാള ഭാഷയിലുള്ള ചലച്ചിത്രങ്ങളെയെന്ന യാണ് മലയാളചലച്ചിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്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

താഴെ പ്രദർശന സമയം കൊണ്ട് ആറു ഹ്രസ്വ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പിറവിയോടെ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിലെ ചലച്ചിത്ര പ്രദർശനങ്ങൾ ആരംഭിച്ചു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

ചിത്രപ്രദർശനം നടത്തി കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദക്ഷിണേന്ത്യയിൽ ഒട്ടാകെ ജോസഫ് bio bioscope പ്രദർശനങ്ങൾ നടത്തി അദ്ദേഹമാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് royal

ഡേവിഡ്സൺ എന്ന് സ്ഥാപിക്കപ്പെട്ടത്. ആദ്യ ഇന്ത്യൻ ചലച്ചിത്രമായ രാജാ ഹരിശ്ചന്ദ്ര ആയിരത്തിത്തൊള്ളായിരത്തി പതിമൂന്ന് മെയ് പതിമൂ ഏർ മൂന്നിനാണ് പ്രദർശനത്തിന് എത്തിയത് ഇതിലും പന്ത്രണ്ടു വർഷങ്ങൾക്കു ശേഷം ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരളത്തിൽ ആദ്യ theatre വന്നത് കോഴിക്കോട് ground തൃശൂർ

english ഹിന്ദി തമിഴ് ഭാഷ ചിത്രങ്ങളായിരുന്നു പ്രധാനമായും പ്രദർശിപ്പിച്ചത് ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ സെപ്റ്റംബർ ലോകത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്ര ത്ര jas singer പ്രദർശനത്തിനെത്തി ഇതിനും ഒരു വർഷത്തിന് ശേഷം ആയിരത്തിത്തൊള്ളായിരത്തി ഇരുപത്തി എട്ടു നവംബർ ഏഴിനാണ് ചലച്ചിത്രത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏർ വികതകുമാരൻ പുറത്തിറങ്ങിയത് ചലച്ചിത്രം എന്ന പേര് സൂചിപ്പിക്കുന്നതിന് പോലെ ചലിക്കുന്ന കുറെ ചിത്രങ്ങൾ അതായിരുന്നു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 വികതകുമാൻ്റെ സംവിധായകനും നിർമാതാവും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 വച്ചാണ് വികതകുമാരൻ പൂർത്തിയാക്കിയത് ചിത്രീകരണം പൂർണമായും കേരളത്തിലായിരുന്നു തിരുവനന്തപുരം PSPSCoffice നു സമീപം വിഭാഷകനായ നാഗപ്പൻ നാഗപ്പൻ നാഏർ നായരുടെ വസതിയായിരുന്ന ശാ ഏർ ശാരദാ വിലാസത്തിലാണ് studio ഒരുക്കിയത് നായികയായിരുന്ന റോസിക്ക് റോസിക് പിന്നീട് സമൂഹത്തിൽ നിന്നും പല മോശ അനുഭവങ്ങളും നേരിടേണ്ടി വന്നു തിരുവനന്തപുരത്തു the capitol theatre ലെ ചലച്ചിത്ര ആദ്യ പ്രദർശനം പ്രശസ്‌ പ്രശസ്ത അഭിഭാഷകനായ മുള്ളൂർ ഗോവിന്ദൻ പിള്ളയാണ് പൊതു ചടങ്ങു ചെയ്തത് രണ്ടാഴ്ചക്കു ശേഷം കൊല്ലം ആലപ്പുഴ തൃശൂർ തലശ്ശേരി നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രം പ്രദർശിക്കപ്പെട്ടു ഇത്രയധികം പ്രദർശനങ്ങൾ ഉണ്ടായിട്ടും ചിത്രത്തിൽ മുട ഹും മുടക്കു മുതൽ തിരിച്ചു പിടിക്കാനായില്ല പരാജയത്തോടു കൂടെ ഡാനിയേലിനു തൻ്റെ studio അടച്ചുപൂട്ടേണ്ടി വന്നു ആദ്യം മലയാളം ഏർ ചരിത്രത്തിലെ അമരക്കാരൻ എന്ന നിലയ്ക്ക് ഡാനിയേൽ നെയായി മലയാള cinema യുടെ പിതാവ് എന്ന് വിളിക്കുന്നത് മലയാള സിനിമയിലെ പരമോന്നത ബഹുമതി നൽകിയുള്ള ജെ സി ഡാനിയേലിൻ്റെ പേരിലായിരുന്നു ജെ സി ഡാനിയേലിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തിപ്പതിമൂന്നിൽ സംവിധായകൻ കമൽ celluloid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 ആയിരത്തിത്തൊള്ളായിരത്തി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമയാണ് സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ എന്ന ചിത്രം ചരിത്ര നോവലിനെ അടിസ്ഥാനമാക്കി മന്ദിര പി വി റാവു ഏർ ആണ് ചിത്രം സംവിധാനം ചെയ്തത് ജെ സി ആഹ് ഏർ സംവിധാനം ചെയ്തത് ജെ സി ഡാനിയേലിൻ്റെ ബന്ധു കൂടിയായ വസന്തരാജൻ ചിത്രം നിർമിച്ചത് capitol theatre ൽ

പ ഏർ പസാ ആഹ് കൊടുക്കേണ്ടി വന്നു പൂനയിലെ national film ആർക്ക് ഈ print സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തിത്തൊള്ളായിരത്തിമുപ്പത്തിയാറിൽ ടി ആർ സുന്ദരൻ സ്ഥാപിച്ച സേലം model theatre ആഹ് theatre സു സുഗര ആണ് ആണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം നാഗർകോവിൽ ഏർ സുധീഷ് ആതാ മലയാളിയുമായിരുന്നു കെ സുന്ദരൻ പിള്ള ആയിരത്തിത്തൊള്ളായിരത്തിഇരുപത്തിഒമ്പതിൽ എഴുതിയ എഴുതിയ വിധിയും ഉം missus നായരും എന്ന കഥയെ അടിസ്ഥാനമാക്കി ചിത്രം സംവിധാനം ചെയ്ത പാഴ്‌സി വംശജനായ ശിവഗ്രാം ടെക്‌ എന്ന് യാണ് മുതുകുളം രാഘവൻ പിള്ള തിരക്കഥയും സംഭാഷണവും ഏർ ഗാനവും എഴുതി ആയിരത്തിത്തൊള്ളായിരത്തി മൂന്നിൽ ആഹ് ആഗസ്ത് പതിനേഴു നിർമാണം തുടങ്ങിയ ചിത്രം ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരി പത്തിന് theatre കളിൽ എത്തി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

ബാലൻ്റെ വിജയത്തോടെ തന്നെ രാജ ചിലർ മലയാള ഏർ നിർമ്മാണത്തിലിറങ്ങി അപ്പം മലയാളചിത്രത്തിനിറങ്ങി

നമസ്കാരം ഞാനിവിടെ പറയുന്നത് വിനോദത്തെ കുറിച്ചാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയും താല്പര്യവും നിലനിർത്തുന്ന അല്ലെങ്കിൽ സന്തോഷവും ആനന്ദവും നൽകുന്ന പ്രവർത്തനത്തിന്റെ ഒരു രൂ രൂപമാണ് വിനോദം ഇത് ഒരു ആശയമോ ചുമതലയോ ആകാം പക്ഷേ പ്രേക്ഷകരുടെ ശ്രദ്ധ നിലനിർത്തുന്നതിനായി ആയിരക്കണക്കിന് വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത പ്രവർത്തനങ്ങളിലോ Event കളിലോ ഒന്നായിരിക്കാം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 കഥ പറച്ചിൽ സംഗീതം നാടകം നൃത്തം വ്യത്യസ്ത തരത്തിലുള്ള പ്രകടനങ്ങൾ എന്നിവ എല്ലാ സംസ്കാരങ്ങളിലും നിലവിലുണ്ട് അവ രാജകീയ കോടതികളിൽ പിന്തുണക്കപ്പെടുകയും അത്യാധുനിക രൂപങ്ങളായി വികസിക്കുകയും ചെയ്തു കാലക്രമേണ എല്ലാ പൗരന്മാർക്കും ലഭ്യമായി വിനോദ ഉൽപ്പന്നങ്ങൾ record ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വിനോദ വ്യവസായം ആധുനിക കാലത്ത് ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്തിയിരിക്കുന്നു മുൻകൂട്ടി record ചെയ്ത ഉൽപ്പന്നങ്ങളുടെ

അനുയോജ്യമായ സംഗീതവും നൃത്തവും സഹിതം ഏതു വലിപ്പത്തിലോ party യിലോ ആയിരക്കണക്കിന് ആളുകളെ ഉദ്ദേശിച്ചുള്ള പ്രകടനങ്ങളിലേക്ക് ആഗോള പ്രേഷകർക്ക് പോലും വിനോദത്തിന്റെ അനുഭവം amusement മായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ പല വിനോദങ്ങൾക്കും ഗൗരവമായ ലക്ഷ്യം ഉണ്ട് എങ്കിലും ആശയത്തെ കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ രസകരവും ചിരിയും ആണ് ചടങ്ങുകൾ ആഘോഷം മതപരമായ ഉത്സവം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം എന്നിവയുടെ വിവിധ രൂപങ്ങളിൽ ഇത് സംഭവിക്കാം അതിനാൽ വിനോദം എന്ന നിലയിൽ ദൃശ്യമാവുന്നത് ഉൾക്കാഴ്ചയോ ഭൗതിക വളർച്ചയോ നേടുന്നതിനുള്ള ഒരു ഉപാധി ആകാനുള്ള സാധ്യതയുണ്ട് വിനോദത്തിന്റെ ഒരു പ്രധാന വശം പ്രേക്ഷകരാണ് അത് ഒരു സ്വകാര്യ വിനോദമോ ഒഴിവുസമയ പ്രവർത്തനമോ വിനോദമാക്കി മാറ്റുന്നു ഒരു നാടകം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 പ്രേക്ഷകരുടെ Role സജീവമായിരിക്കാം അവിടെ പങ്കെടുക്കുന്നവരുടെ പ്രേക്ഷകരുടെ Role കൾ പതിവായി വിപരീതമാക്കാം Theatre ന്റെയോ കച്ചേരികളുടെയോ കാര്യത്തിൽ എന്ന പോലെ ഔപചാരികവും തിരാക്കഥാകൃത്തുമായ പ്രകടനം ഉൾപ്പെടുന്ന വിനോദം പൊതുവോ സ്വകാര്യമോ ആകാം അല്ലെങ്കിൽ കുട്ടികളുടെ Game കളുടെ കാര്യത്തിൽ എന്നപോലെ Script ഇല്ലാത്തതും സ്വയമേവ ഉള്ളതും ആവാം വിനോദത്തിന്റെ മിക്കരൂപങ്ങളും തന്നെ നിരവധി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു സംസ്കാരം സാങ്കേതിക വിദ്യ Fashion തുടങ്ങിയ എന്നിവയിലെ മാറ്റങ്ങൾ കാരണം പരിണമിച്ചു ഉദാഹരണത്തിന്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

കായിക വിനോദമായി മാറിയിരിക്കുന്നു അതുപോലെ പാചകം പോലുള്ള മറ്റു പ്രവർത്തനങ്ങൾ professional ഉകൾക്കിടയിലെ പ്രകടനങ്ങളായി വികസിക്കുകയും ആഗോള മത്സരങ്ങളായി അരങ്ങേറുകയും പിന്നീട് വിനോദത്തിനായി പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു ഒരു Group ന്റെയോ വ്യക്തിയുടെയോ വിനോദം എന്നത് മറ്റൊരു വ്യക്തിയുടെ ജോലിയോ ക്രൂരതയോ ആയി കണക്കാക്കാം വിനോദത്തിന്റെ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 Theme കൾ ചിത്രങ്ങൾ ഘടനകൾ എന്നിവയുടെ തുടർച്ചയും ദീർഘായുസ്സും ഉറപ്പാക്കിയിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഉഷ്ണ മേഖല മലബാർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം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 കേരളം അതിൻറെ eco tourism സംരംഭങ്ങൾക്കും മനോഹരമായ കായലുകൾക്കും പ്രസിദ്ധമാണ് അതിൻറെ തനതായ സംസ്കാരവും പാരമ്പര്യങ്ങളും വൈവിധ്യമാർന്ന ജനസംഖ്യ ശാസ്ത്രവും ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളത്തെ മാറ്റി UNESCO മുതൽ National geographic വരെയുള്ള നിരവധി അന്താരാഷ്ട്ര Agency കൾ സംസ്ഥാനത്തിന്റെ tourism സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മഹത്തായ സ്ഥലങ്ങളുടെ പട്ടികയിൽ പര്യവേക്ഷണം ചെയ്യാനുള്ള അസാധാരണമായ അമ്പത് സ്ഥലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ Time Magazine കേരളത്തെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ New York times ന്റെ വാർഷിക പട്ടികയിൽ കേരളം പതിമൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയിൽ നിന്ന് list ചെയ്തിരിക്കുന്ന ഏക വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് ആയിരത്തിതൊള്ളായിരത്തിയെമ്പത്കളുടെ ആരംഭം വരെ കേരളം താരതമ്യേനെ അജ്ഞാതമായ ഒരു സ്ഥലം ആയിരുന്നു മിക്ക tourism circuit കളും

campaign നുകൾ tourism വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു തുടർന്നുള്ള ദശം ദശാബ്ദങ്ങളിൽ ഇന്ത്യയിലെ പ്രധാന അവധിക്കാല കേന്ദ്രങ്ങളിൽ ഒന്നായി മാറാൻ Kerala tourisum ത്തിന് കഴിഞ്ഞു കേരളം ദൈവത്തിൻറെ സ്വന്തം നാട് എന്ന Tag line അതിൻറെ Tourismpromotion നുകൾക്ക് സ്വീകരിക്കുകയും ആഗോള super brand ആയി മാറുകയും ചെയ്തു ഏറ്റവും കൂടുതൽ brand തിരിച്ചു വിളിക്കുന്ന സ്ഥലങ്ങൾ ഒന്നായാണ് കേരളം കണക്കാക്കപ്പെടുന്നത്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 ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് കേരളം beach കൾ ആലപ്പുഴ കൊല്ലത്തെ കായൽ പർവ്വത നിരകൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവയ്ക്ക് കേരളം പ്രസിദ്ധമാണ് കോവളം മുഴപ്പിലങ്ങാട് ബേക്കൽ കാപ്പാട്ക beach കൾ എന്നിവയാണ് സംസ്ഥാനത്തെ മറ്റ് പ്രധാന ആകർഷണങ്ങൾ കൊല്ലം അഷ്ടമുടി കായലിന് ചുറ്റുമുള്ള കായൽ tourism വും തടാക resort കളും മൂന്നാർ വയനാട് നെല്ലിയാമ്പതി വാഗമൺ പൊന്മുടി എന്നിവിടങ്ങളിലെ hill station കളും Resort കളും വയനാട് പെരിയാർ പറമ്പിക്കുളം സൈലൻറ് വാലി national park ഇരവികുളം national park എന്നിവിടങ്ങളിലെ ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും വേമ്പനാട്ടു കായലിന് കേന്ദ്രീകരിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന നദികൾ കായലുകൾ കനാലുകൾ എന്നിവയുടെ വിപുലമായ ശൃംഖലയായ കായൽ മേഖലയിലും വിനോദ സഞ്ചാരികളുടെ തിരക്ക് കൂടുതലാണ് പത്മനാഭപുരം കൊട്ടാരം hill palace മട്ടാഞ്ചേരി മട്ടാഞ്ചേരി palace തുടങ്ങിയ പൈതൃക സ്ഥലങ്ങളും സന്ദർശിക്കാറുണ്ട് കേരളത്തിലെ വിനോദ സഞ്ചാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി grands Kerala shopping festival രണ്ടായിരത്തിയേഴിൽ കേരള സർക്കാർ ആരംഭിച്ചു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 സന്നദ്ധ പ്രവർത്തനം പ്രാദേശിക ജനസംഖ്യയുടെ വ്യക്തിഗത വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പാരിസ്ഥിതികമായി നിലനിൽക്കുന്ന tourism ത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പരമ്പരാഗത വിനോദസഞ്ചാരം പ്രകൃതി പരിസ്ഥിതിയിൽ വരുത്തുന്ന അനുകൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിനും പ്രാദേശിക ജനങ്ങളുടെ സാംസ്കാരിക സമഗ്രത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു പ്രധാനമായും